ആ അതു നീ പറഞ്ഞത് ഭയങ്കര correct ആണ് എല്ലാവരും cake ഒക്കെ വാരി മേത്തു തേച്ച് ഒക്കെ മിനിക്കും ഒക്കെ അന്ന് നീ വാങ്ങിയത് ഓർക്കുന്നുണ്ടോ ആ ഞാൻ വളരെ ഏറെ മറന്നു പോയി മിനിക്കവും ബലൂണും എല്ലാം വാങ്ങിയിരുന്നു

ഏർ നമ്മുടെ മാതാപിതാക്കളൊന്നും ചീത്ത പറഞ്ഞില്ല കാരണം നമ്മുടെ എട്ടാം class കയ്യുകയല്ലേ അത് കൊണ്ടായിരിക്കും ചീത്ത പറയാത്തത് ഞാൻ ആയിരുന്നു മിനുക്കം വാങ്ങിയത് ഒരു മുപ്പതോളം മിനുക്കത്തിന്റെ pack വാങ്ങിയിരുന്നു അഞ്ച് രൂപ വച്ചായിരുന്നു ഒരു മിനുക്കത്തിന്റെ pack പിന്നെ എന്റെ കയ്യിൽ പെയ്‌സ ഉണ്ടായത് കൊണ്ട് തന്നെ എനിക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല മിനുക്കവും party pop ഉം എല്ലാം വാങ്ങിയിരുന്നു അല്ലെ ആ അത് ശരിയാണ് മിനിക്കവും നീയാണല്ലോ വാങ്ങിയത് നിനക്ക് ഈ പെയ്‌സ ഒക്കെ എവിടുന്നാ കിട്ടുന്നത് എനിക്ക് ഞാൻ പല പണികളും എടുത്ത്ഉ ഏർ മ്മയെ സഹായിച്ചും ഏർ ഞാൻ പലവരും പീടിലോട്ട് എല്ലാം പോയിട്ട് നിനക്ക് cash തരാം എന്ന് പറഞ് ഞാൻ പോയിട്ടുമെല്ലാം ഞാൻ സ്വരുക്കൂട്ടിയതാണ് ഇത് ആ നീ sendoff ന് ഇത്രയും നേരം കാത്തിരുന്ന് നീ ഇത്രയും ചെയ്തല്ലോ നിനക്ക് നല്ലത് വേരും എല്ലാവരെയും നീ സഹായിക്കുന്നുണ്ട് അല്ലെ ഉം നല്ലത് വരട്ടെ അതുകൊണ്ട് തന്നെ cake മുറിച്ചിട്ട് എല്ലാവരും കഴിച്ച് ഓരോ piece എല്ലാവരും എന്നിട്ടും ഒരു kilo നോളം ബാക്കി ഉണ്ടായിരുന്നു അത് എല്ലാവരും വട്ടം കൂടി മാന്തിയും കടിച്ചും എല്ലാം തിന്നു അല്ലെ ആ അത് നീ പറഞ്ഞത് ഭയങ്കര ശരിയാണ് നമ്മൾ ആ sendoff ഉം ഒരിക്കലും മറക്കില്ല നമ്മൾ ഒരു class room എങ്ങനെ ആണോ അതുപോലെ തന്നെ ആ എട്ടാം class നമ്മൾ ഒരിക്കലും മറക്കില്ല കാരണം നമ്മൾ ഏർ ഒരു bench ൽ ഇരുന്നല്ലെങ്കിലും നമ്മൾ വേറെ വേറെ bench ൽ ആയിരുന്നു ഇരുന്നത് പക്ഷെ ഏർ എന്നാലും എട്ടാം class നമ്മൾ ഒരിക്കലും മറക്കില്ല കാരണം നമുക്ക് bell ഒക്കെ അടിച്ചാൽ നമ്മൾ ഏർ പുറത്തൊക്കെ നിൽക്കുമ്പോൾ നല്ല കളിയും ചിരിയും ഒക്കെ ഉണ്ടാകും പക്ഷെ ഇടക്കിടെ എല്ലാ teacher ഉം മാഷമാരും പഠിക്കായിട്ട് തല്ലു കയും ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അടികിട്ടിയിട്ടുണ്ടാകും അല്ലെ ആ അത് വളരെ ശരിയാണ് പ്രതേകിച്ച് ആൺ പിള്ളേർക്ക് കാരണം അവർ football കളിക്കാൻ വേണ്ടി ground ലേക്ക് പോകുമ്പോ sir മാർ വന്ന് തല്ലുകയും അത്പോൽതന്നെ പീടീലേക്ക് പോകുന്നത് വളരെ ഏറെ തെറ്റാണെന്ന് പറഞ് cctvcamera യിൽ കാണുമ്പോൾ വളരെ ഏറെ ചൂടാവുകയും തല്ലുകയും ചില രണ്ട് പേർക്ക് tc യും കൊടുത്തതായി ഞാൻ കാണാറുണ്ട് അല്ലെ അത് നീ പറഞ്ഞത് ഭയങ്കര ശരിയാണ് ഞാൻ ഞാനും എന്റെ friends ഉം ഏർ ഒരു ദിവസം വെള്ളിയാഴ്ച ഞങ്ങൾ പീടിലേക്ക് പോയി അപ്പോൾ ഞാൻ പോയില്ല ഞാനും എന്റെ ഒരു friend ഉം അവിടെ നിന്നു നിങ്ങള് പോയിക്കോളുണ്ടു് ഞങ്ങൾ പെയ്‌സ കൊടുത്തു അപ്പോൾ ഓള് പോയി എന്നിട്ട് headmaster അത് കണ്ടു എന്നിട്ട് headmaster അവരെ പിടിച്ച് headmaster ന്റെ room ലേക്ക് കൊണ്ട് പോയി അവരുടെ മാതാപിതാക്കൾക്ക് വിളിച്ചു ആ മാതാപിതാക്കൾക്ക് എത്ര സങ്കടം ഉണ്ടാകും അല്ലെ അത് വളരെ ശരിയാണ് കാരണം നമ്മുടെ ഉമ്മയും ഉപ്പയും നമ്മളെ പഠിക്കാൻ വേണ്ടിയാണ് നമ്മളെ school ലേക്ക് വിട് വിടുന്നത് മിഠായി വാങ്ങാം പക്ഷെ അത് school ൽ നിന്നാ

അതെ ശരിയാണ് എന്നാൽ നമുക്ക് നിർത്താം നമുക്ക് അടുത്ത class ഇൽ ബാക്കി പറയാം ആ അത് വളരെ ശരിയാണ് എന്നാൽ നന്ദി നമസ്ക്കാരം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 രണ്ടായിരത്തിപതൊമ്പതിന്റെ അവസാനത്തിൽ ചൈനയിലാണ് ഈ രോഗം ആദ്യമായി സ്ഥിരീകരിച്ചത് ഇനി Corona യെ കുറിച്ചുള്ള കുറിച്ചു കാര്യങ്ങൾ പറയാം മനുഷ്യരും പക്ഷികളും ഉൾപ്പെടെയുള്ള സസ്തനികളിൽ രോഗമുണ്ടാക്കുന്ന ഒരു കൂട്ടം virus കളാണ് corona virus കൾ ഇവ സാധാരണ ജലദോഷപ്പനി മുതൽ Severe Acute Respiratary Sindrome SARSMERSCOVID NINETEEN എന്നിവ വരെയുണ്ടാകാൻ ഇടയാക്കുന്ന ഒരു വലിയ കൂട്ടം വൈറസുകളാണ് മനുഷ്യൻ ഉൾപ്പെടെയുള്ള സസ്തനികളുടെ ശ്വാസനാളിയെ ഇവ ബാധിക്കുന്നു ജലദോഷം Pneumonia ഇവയുമായി ബന്ധപ്പെട്ട ഈ virus ഉദരത്തെയും ബാധിക്കാം ആയിരത്തിതൊള്ളായിരത്തിമുപ്പത്തിഏഴിലാണ് ആദ്യമായി corona virus നെ തിരിച്ചറിഞ്ഞത് സാധാരണ ജലദോഷത്തിന് പതിനഞ്ചു മുതൽ മുപ്പത് ശതമാനം വരെ ഈ virus കളാണ് കഴിഞ്ഞ എഴുപതു വർഷങ്ങളായി coronavirus എലി പട്ടി പൂച്ച കുതിര പന്നി കന്നുകാലികൾ ഇവയെ ബാധിക്കുന്നുണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി മൃഗങ്ങൾക്കിടയിൽ പൊതുവേ ഇത് കണ്ടുവരുന്നുണ്ട്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 ജലദോഷവും Pneumonia യുമൊക്കെയാണ് ഈ virus ബാധയുടെ ലക്ഷണങ്ങൾ രോഗം ഗുരുതരമായാൽ SARSPneumonia എന്നിവയുണ്ടാകും മരണവും സംഭവിക്കാം ചൈനയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇവയിൽ നിന്നും അല്പം വ്യത്യസ്തമായ ജനിതകമാറ്റം വന്ന പുതിയ തരം coronavirus ആണ് സാധാരണ ജലദോഷപനിയെ പോലെ ശ്വാസകോശ നാളിയെയാണ് ഈ രോഗം ബാധിക്കുന്നത്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 രോഗപ്രതിരോധവ്യവസ്ഥ ദുർബലമായവരിൽ അതായത് പ്രായമായവരിലും ചെറിയ കുട്ടികളിലും virus പിടിമുറുക്കും ഇതുവഴി ഇവരിൽ Pneumonia പോലെയുള്ള ശ്വാസകോശ രോഗങ്ങൾ പിടിപെടും

ലോകാരോഗ്യ സംഘടന coronavirus നെ മഹാമാരിയായി തന്നെ പ്രഖ്യാപിച്ചു സിനോ നിടോ വൈയറ വൈറലസ് എന്ന നിരയിൽ corona വരിഡി കുടുംബത്തിലെ ഓർത്തോകോറോണവൈറിനി എന്ന ഉപകുടുംബത്തിലെ virus കളാണ് പതിനാല് ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ കാണും ഈ പതിനാലു ദിവസമാണ് incubation period എന്നറിയപ്പെടുന്നത് virus പ്രവർത്തിച്ചുതുടങ്ങിയാൽ രണ്ടോ നാലോ ദിവസം വരെ പനിയും ജലദോഷവുമുണ്ടാകും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 ശരീര സ്രവങ്ങളിൽ നിന്നാണ് രോഗം പടരുന്നത് തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും വായിൽ നിന്ന് പുറത്തേക്ക് തെറിക്കുന്ന സ്രവങ്ങളുടെ തുള്ളിയിൽ virus കൾ ഉണ്ടായിരിക്കും വായും മൂക്കും മൂടാതെ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഇവ വായുവിലേക്ക് പടരുകയും അടുത്തുള്ളവരിലേക്ക് virus എത്തുകയും ചെയ്യും virus സാന്നിധ്യമുള്ളയാളെ സ്പർശിക്കുമ്പോഴോ അയാൾക്ക് ഹസ്തദാനം നൽകുകയോ ചെയ്യുമ്പോഴും രോഗം മറ്റൊരാളിലേക്ക് പടരാം virus ബാധിച്ച ഒരാൾ തൊട്ട വസ്തുക്കളിൽ virus സാന്നിധ്യം ഉണ്ടാകാം ആ വസ്തുക്കൾ മറ്റൊരാൾ സ്പർശിച്ചാൽ പിന്നീട് ആ കൈകൾ കൊണ്ട് മൂക്കിലോ കണ്ണിലോ മറ്റോ തൊട്ടാലും രോഗം പടരും corona virus ന് കൃത്യമായ ചികിത്സയില്ല പ്രതിരോധ vaccine ഇപ്പോൾ ലഭ്യമാണ് രോഗം തിരിച്ചറിഞ്ഞാൽ രോഗിയെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി isolate ചെയ്തതാണ് ചികിത്സ നൽകേണ്ടത് പകർച്ചപനിക്ക് നൽകുന്നതു പോലെ ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയിൽ പനിയും വേദനയ്ക്കുമുള്ള മരുന്നുകൾ നൽകുന്നുണ്ട് രോഗിക്ക് വിശ്രമം അത്യാവശ്യമാണ് ശരീരത്തിൽ ജലാംശം നിലനിർത്താനായി ധാരാളം വെള്ളം കുടിക്കണം ആരോഗ്യപ്രവർത്തകരും coronavirus രോഗമുള്ളവരെ പരിചരിക്കുന്നവരും surgical mask ഉപയോഗിക്കണം രോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും mask ധരിക്കേണ്ടതു അത്യാവശ്യമായി വരുന്നു corona virus ഒരു പരിധി വരെ ചെറുക്കാൻ surgical mask സഹായിക്കുന്നു മൂന്ന് layer കളുള്ള mask ണ് രോഗികൾ അഥവാ രോഗ ലക്ഷണങ്ങൾ ഉള്ളവർ ധരിക്കുന്നത് നീല നിറമുള്ള ഭാഗം പുറമെയും വെള്ള നിറമുള്ള ഭാഗം ഉൾവശത്തുമായി വരുന്ന രീതിയിലാണ് mask ധരിക്കേണ്ടത് ഇതിനിടയിൽ നാം കാണാത്ത ഒരു പാളിയും കൂടി ഉണ്ട് തൊട്ടു നോക്കിയാൽ മെഴുകു മെഴുകിൽ തൊട്ടപോലിരിക്കും നീല ഭാഗം പുറമെ നിന്നുള്ള ബാഷ്പത്തെയും വലിയ കണികകളെയും ഒരു പരിധി വരെ ഈ പാളി തടയും മറ്റുള്ളവർ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ തെറിക്കുന്ന സ്രവങ്ങളും മറ്റും

ഉൾഭാഗത്തുള്ള വെള്ള നിറമുള്ള പാളി മൃദുലമാണ് നമ്മൾ തുമ്മുമ്പോൾ സംസാരിക്കുമ്പോൾ ഒക്കെ തെറിക്കുന്ന സൂക്ഷ്മതുള്ളികൾ ആ layer ൽ പറ്റിപ്പിടിച്ച് പുറത്തു പോകാതിരുന്നോളും രണ്ടായിരത്തിപത്തൊമ്പത് december ൽ SARS Covid two എന്ന novel corona virus Covid nineteen എന്ന് അറിയപ്പെടുന്ന ശ്വാസകോശസംബന്ധമായ അസുഖം പൊട്ടിപൊറപ്പെടുന്നതിന് കാരണമായി പ്രസക്തമായ ലേഖനങ്ങളിലേക്ക് സൗജന്യ access നൽകികൊണ്ട് കാർഗർ പ്രസ്ഥാപകർ ഈ മേഖലയിലെ ഗവേഷണത്തെ പിന്തുണക്കുന്നു കൂടാതെ ലോകാരോഗ്യ സംഘടനയും white house office of science and technological എന്നുള്ള സംരംഭത്തെയും പിന്തുണക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രസക്തമായ ഗവേഷണങ്ങളും data യും പങ്കിടുന്നത് അന്താരാഷ്ട്ര organisation നുകളുമായി സഹകരിച്ചു പ്രവർത്തിക്കുന്നു PMC വഴി പ്രസക്തമായ എല്ലാ ഗവേഷണങ്ങളും data യും ഉടനടിഒരിടത്ത്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 പങ്കിട്ന്നതിനെക്കുറിച് welcome നടത്തിയ സമവായ പ്രസ്‌താവനത്തിൽ ഞങ്ങൾ ഒപ്പുവെച്ചു രോഗംപൊട്ടിപുറപ്പെടാൻ കാരണം SARS Covid two virus ആണ്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 രോഗം ബാധിച്ച വ്യക്തികൾ ചുമക്കുമ്പോയോ മൂക്കുചീറ്റുമ്പോഴോ ഉണ്ടാവുന്ന ചെറിയ തുള്ളികൾ വഴിയാണ് ഇത് പ്രാഥമികമായി ആളുകൾക്കിടയിൽ പടരാൻതുടങ്ങിയത് രോഗാണുസമ്പർക്കമുണ്ടാകുന്നസമയം മുതല രോഗലക്ഷണങ്ങൾ ആരംഭിക്കുന്ന സമയം സാധാരണയായി രണ്ടു മുതൽ പതിനാല് ദിവസം വരെയാണ് വ്യക്തിശുചിത്വം പാലിക്കുക രോഗബാധിതരിൽ നിന്ന് അകലം പാലിക്കുക ഹസ്തദാനം ഹസ്‌തദാനം ഒഴിവാക്കുക കൈകൾ ഇടക്കിടെ soap ഉപയോഗിച്ചു ഇരുപത് second ഓളം നന്നായി കഴുകുക ആൾക്കൂട്ടം ഒഴിവാക്കുക എന്നിവ രോഗപകർച്ച തടയാൻ ശുപാർശ ചെയ്യുന്നു ചുമക്കുമ്പോൾ മൂക്കും വായയും മൂടുന്നതിലൂടെ രോഗാണുവ്യാപനം കുറേ കൂടെ തടയാം രോഗബാധിതരിൽ പനി ചുമ ശ്വാസംമുട്ടൽ തൊണ്ടവേദന എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാവാം

രോഗ ബാധിതരുടെ പ്രായമനുസരിച്ച് മരണ നിരക്ക് പതിനഞ്ചു ശതമാനം വരെ ആകാം രൊ രോഗ ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചികിത്സാ പരിചരണം പരി പരീക്ഷണാത്മക നടപടികൾ എന്നിവ ഉൾപ്പെടുന്ന പ്രതിരോധ നടപടികളാണ് ചെയ്യാനാവുന്നത് തൊണ്ണൂറുകളുടെ മധ്യം മുതൽ corona virus ന് ലോകത്തിനു പരിചയം ഉണ്ടെങ്കിലും ചൈനയിലെ വുഹാൻ പ്രവി പ്രവിശ്യയിൽ നിന്ന് december അവസാനത്തോടെ report ചെയ്യപ്പെട്ടതും ഇപ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുന്നതും നേരത്തെ തന്നെ ശാസ്ത്ര ലോകത്തിന് അറിവുള്ള corona virus ന്റ്റെ പുതിയ ഒരു വകഭേദമാണ് novel corona virus എന്ന് അറിയപ്പെടുന്ന ഈ virus ന്റ്റെ പകർച്ച നിരക്ക് സാധാരണ കോറോവ corona virus നേക്കാൾ വളരെ കൂടുതലാണ് എന്നതാണ് ഈ virus ന്റ്റെ അത്യന്തം അപകടകരായി അപകടകരമായി മാറുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയാണ് ചൈന ഈ virus ബാത് ബാധയേറ്റവരെ മാത്രം ചികിൽസിക്കാൻ ഒമ്പത് ദിവസം കൊണ്ട് ചൈന കെട്ടിപ്പൊക്കിയ കൂറ്റൻ ആശുപത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ചൈന മാത്രമല്ല വളരെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങ വിഷയങ്ങളിലൊന്നായാണ് ലോകരാജ്യങ്ങൾ എല്ലാം തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ലോകത്തിൻറെ വിവിധഭാഗങ്ങലേക്ക് സഞ്ചരിക്കുന്നത് കേരളത്തിൽ നിന്ന് ആയതുകൊണ്ട് virus ബാധ virus ബാധയുള്ള ആളുകളുമായി കൂടുതൽ സമ്പർക്കത്തിൽ വരാൻ സാധ്യതയുള്ള സംസ്ഥാനം കേരളം തന്നെ ഇന്ത്യയിൽ ഇതുവരെ positive case കൾ report ചെയ്യപ്പെട്ടിരിക്കുന്നത് കേരളത്തിൽനിന്നാണ് എന്നതിൽ വലിയ ആശ്ചര്യം ഇല്ല. ലോകത്തെത്തന്നെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന ഈ virus ഉയർത്തുന്ന ഭീഷണിയെ ചെറുക്കാൻ കേരളസർക്കാരും ആരോഗ്യവകുപ്പും നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇത്തരം മാർഗ അണുബാധകൾ ഉയർത്തുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ പരിശ്രമിക്കുന്ന ലോകത്തെവിടെയുമുള്ള ഏത് ഒരു നല്ല സംവിധാനത്തിന്റെയും ഉദാത്തമായ ഒരു മാതൃകതന്നെയാണ് രോഗബാധിതരിൽ പനി ചുമ ശ്വാസംമുട്ടൽ തൊണ്ടവേദന എന്നി ലക്ഷണങ്ങൾ ഉണ്ടാവും രോഗാരോഗ്യ സംഘടന രണ്ടായിരത്തിയിരുപത് august ഏഴിന് പുറത്തിറക്കിയ ഇടക്കാല മാർഗനിർദേശങ്ങൾ കേസ് നിർവചനങ്ങൾ എന്നിവയിൽ ഇവ പരാമർശിക്കുന്നുണ്ട്

ഞാനിന്ന് പറയാൻ പോകുന്നത് എന്റെ ആഗ്രഹത്തെ Cricket എന്നുള്ള ഒരു ആഗ്രഹത്തെക്കുറിച്ചാണ് കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ കളിച്ചിട്ട് ഏതുള്ള ഏത് Game ആണെന്ന് ചോദിച്ച് കയിഞ്ഞാൽ അത് Cricket തന്നെയാണ് വീടിൻറെ പുറകുവശത്തുള്ള Ground കളിലും മറ്റും

അഹ് വികാരം തന്നെയായി മാറി അങ്ങനെ യുവരാജ് സിംഗിന്റെ കളി ഒരിക്കൽ TV യിൽ കാണുകയാണ് അദ്ദേഹം രണ്ടായിരത്തിയേഴിൽ സ്റ്റുവഡ് ബ്രോഡാനെ ആറ് Six കൾ പകർ പരറത്തിയടിച്ചുകൊണ്ട് മുപ്പത്തിയാറ് Runs ഒര് Over ഇൽ നേടിക്കൊണ്ട് ലോക Record ഇട്ട ഒരു വ്യക്തി ആയത്കൊണ്ട്തന്നെയാവാം അന്ന് മനസ്സിൽ അദ്ദേഹം കെറിക്കൂടിയത് അങ്ങനെ രണ്ടായിരത്തി പതിനൊന്ന് World cup വരുകയാണ് Cricket ആവേശം ചെറുതല്ലായിരുന്നു കുട്ടിക്കാലത്തെ Cricket എന്നുപറയുന്നത് മടക്കിനതണ്ടുകൊണ്ടുള്ള Bat ഉം പട്ടികകഷ്ണങ്ങൾ കൊണ്ടുള്ള Bat ഉമായിരുന്നു Ball എന്ന് പറയുന്നത് Temper bowler ആണ് അത് കൊണ്ട്തന്നെ ഒര് Team ഇൽ രണ്ട് Player മാത്രമേ ചെലെപ്പോൾ ഉണ്ടാവുകയുള്ളു അങ്ങനെ ഒഴുവുസമയങ്ങളിലെല്ലാം Cricket കളിച്ചും രാത്രി സമയങ്ങളിലെല്ലാം Cricket കണ്ടും Cricket ഒരു ജീവിതത്തിൽ ജീവിതത്തിലെ തന്നെ ലഹരിയായി മാറി അങ്ങനെ ഇന്ത്യൻ Premier league എന്നു പറയുന്ന Short form ആയിട്ട് പറഞ്ഞാൽ IPL എന്ന് പറയുന്ന League വരുകയാണ്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 IPL പോരാട്ടം എന്ന് പറയുന്നത് അദേഹത്തിൻറെ നേതൃത്വ Team എന്ന് പറയുന്നതുതന്നെ പഞ്ചാബ് ആയിരുന്നു അങ്ങനെ യുവരാജ് സിങ് പഞ്ചാബ് ആയത്കൊണ്ട് തന്നെയാവാം ഞാനും അന്ന് പഞ്ചാബ് ആയിരുന്നു അങ്ങനെ ഒരുപാട് IPL കളി കളികൾ കണ്ടിട്ടുണ്ട് അതുപോലെതന്നെ IPLAuction നുകൾ വളരെ രസകരമായിട്ടുള്ള വളരെ Intresting ആയിട്ടുള്ള ഒരുപാട് Auction കളും കണ്ടിട്ടുണ്ട്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 Favourite player അല്ലെങ്കിൽ ഒരു ഞമ്മൾ Role model എന്നൊക്കെ വിളിക്കുന്നപോലെ ആ ഒരു വ്യക്തി ഇല്ലാതിരിക്കുമ്പോൾ Cricket കാണുന്നത് വളരെ സങ്കടകരമായ ഒരവസ്ഥയാണ്

രണ്ടായിരത്തി പന്ത്രണ്ട് പൂനെ Warriors ഇന്ത്യ എന്ന Team ന് വേണ്ടി അദ്ദേഹം കളിക്കുകയും നന്നായിത്തന്നെ അദ്ദേഹത്തിനൊരു Cancer എന്ന രോഗം പിടിപെട്ടു എന്ന ഒരവസ്ഥ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 അങ്ങനെ ഒരുപാട് കളികൾ ഒരുപാട് IPLMatch ഉകൾ കണ്ട് കണ്ട് Cricket ഒര് ലഹരിയായി മാറി പിന്നെ നാട്ടിൻപുറങ്ങളിലെല്ലാം Soft ball കൊണ്ടും Hard ball കൊണ്ടും Cricket കളിച്ച് കളിച്ച് വലിയൊരു Cricket എന്ന സ്വപ്നത്തെ തന്നെ സാക്ഷാത്ക്കരിക്കാൻ സാധിച്ചു

First trails ഇൽ കിട്ടുകയും ചെയ്തിരുന്നു അങ്ങനെ രണ്ടാമത്തെ Trails ഇൽ പങ്കെടുക്കാൻ സാധിക്കാതെ വരുകയും ചെയ്തു അതിനാൽ തന്നെ ആ ഒരവസരം നഷ്ട്ടപ്പെടുകയാണ് അവിടെ ചെയ്തത് എന്നാൽ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 നമുക്ക് Batting കിട്ടുന്നത് ആ Batting കിട്ടുന്ന സമയത്ത് പരമാവധി മുതലെടുക്കുക എന്നുള്ളത് മാത്രമായിരിക്കും നമ്മുടെ മുമ്പിലുള്ളത് നാല് Six കൾ ഉൾപ്പെടെ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

കാരണമെന്തെന്നാൽ നമ്മൾ നാടുകളിൽ കളിക്കുന്ന കളിയുടെ ഒരു പാട് ഒരുപാട് Wide ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒര് cricket കളിക്കുമ്പോൾ ഞമ്മൾ നാടുകളിൽ കളിക്കുമ്പോൾ ഒര് Bat കൊണ്ട് വീശ്‌ വീശിയാൽ മാത്രം മതി എന്നാൽ ഒര് Stitch ball കൾ കൊണ്ട് കളിക്കുമ്പോൾ Pad ഉം Helmet ഉം Glove ഉം എല്ലാമുണ്ടെങ്കിൽ മാത്രമേ ആ Stitch ball മ്മെ നമുക്ക് കളിക്കാൻ പറ്റുകയുള്ളു മാത്രമല്ല ഒരുപാട് Rules ഉം ഞമ്മൾ അനുകരിക്കേണ്ടതുണ്ട് അങ്ങനെ Cricket എന്നുള്ളത്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

Cricket കളിക്കാൻ ആ ഒരു കൂട്ടായ്മ Online വഴി എത്തിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം തന്നെ ഉണ്ടായിരുന്നു ഇങ്ങനെ Online വഴി ഒരുപാട് Cricket കൾ Whatsapp വഴി കളിച്ചിട്ടുമുണ്ട് അങ്ങനെ ആ ഒരു Online വഴിയുള്ള കൂട്ടായ്മ വെറും Online ലൂടെ മാത്രമായിരുന്നില്ല എല്ലാവരും കൂടിചേർന്നുകൊണ്ട് തന്നെ Ground കളിൽ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 Cricket മത്സരം തന്നെയായിരുന്നു അന്നവിടെ നടന്നിരുന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും എല്ലാവരും Online വഴി പരിചയപ്പെട്ട ആ സുഹൃത്തുക്കളെല്ലാവരും ഒരു ജില്ലയിൽ കൂടിച്ചേരുകയും എല്ലാവരും കണ്ടുമുട്ടുകയും അത്പോലെതന്നെ പരസ്പ്പരം കൈ കൊടുക്കുകയും Hug ചെയ്യുകയും എല്ലാം ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ കളിയിലേക്ക് ഇറങ്ങി അങ്ങനെ എല്ലാവരും Online ഇൽ മാത്രമല്ലായിരുന്നു ആ കളി ഉണ്ടായിരുന്നത് അത് Offline ആയി കളിച്ചപ്പോൾ എല്ലാരും തന്നെ നന്നായിത്തന്നെ Performane ചെയ്തിരുന്നു അങ്ങനെ ആ ഒരു കൂട്ടായ്മ ഇന്നും നിലനിൽക്കുന്നുണ്ട് ഒരുപാട് Cricket എന്ന് പറയുമ്പോൾ വെറുമൊരു Bat കൊണ്ട് വീശുന്നതും Ball കൊണ്ട് എറിയുന്നതും എന്ന് പറയുന്ന Simple ആയിട്ടുള്ള ഒരു പരിപാടിയല്ലായിരുന്നു ഇത് എന്ന് പറയുന്നത് എല്ലാവർക്കും എളുപ്പമായി കൊള്ളണമെന്നില്ല എന്നുപറഞ്ഞാൽ Cricket simple എന്നതുപോലെതന്നെ Powerful ഉം കൂടിയാണ് അങ്ങനെ Cricket കൂട്ടായ്മ ഒരുപാട് സഹായങ്ങളും സഹകരങ്ങളും ഒരുപാട് വ്യെക്തികളെ അറിയിച്ചിട്ടുണ്ട് അത്പോലെതന്നെ ഒരുപാട് പേരെ സഹായിക്കാനും സാധിച്ചിട്ടുണ്ട് അങ്ങനെ ആ ഒരു Cricket കൂട്ടായ്മ വളരെ വളരെ വളരെ സന്തോഷത്തിലേക്ക് മാത്രമായിരുന്നു നയിച്ചിരുന്നത് അങ്ങനെൻറെ കുട്ടിക്കാലത്തെ തുടങ്ങിയ ആ ഒരു Cricket ഇന്ന് വലിയ ഒരു സഹായവും അതുപോലെതന്നെ Enjoyment ഉം എല്ലാം തരുന്ന ഒരു Game ആയി മാറിയിരിക്കുകയാണ് അതിൽ വളരെ വളരെയധികം സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ ജീവിതത്തിൽ എല്ലാവരും ഒരു Game നുപുറകേ ഓടുക നിങ്ങൾ നിങ്ങളുടെ Passion പുറകെ ഓടുക നിങ്ങൾ അവിടെ എത്തുകതന്നെ ചെയ്യും നമുക്കെപ്പഴും ഒരു കളിയുടെ മുന്നേ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 ഇതാണ് എൻറെ കുട്ടിക്കാല Cricket മാത്രമല്ല എൻറെ ആഗ്രഹവും hello നമസ്കാരം, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം കോവിഡ് Nineteen നെ കുറിച്ചാണ്. SARS virus മായി അടുത്ത ബന്ധമുള്ള ഒരു virus മൂലം ഉണ്ടാകുന്ന ഒരു പകർച്ചവ്യാധിയാണ് Corona virus രോഗം രണ്ടായിരത്തി പത്തൊൻപത്, രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിലെ corona രോഗം പൊട്ടിപ്പുറപ്പെടാൻ കാരണം ഈ SARS-CoV virus ആണ്. ചൈനയിലെ വുഹാനിലാണ് ഈ രോഗം ആദ്യമായി തിരിച്ചറിഞ്ഞത്. പിന്നീട് ഈ പകർച്ചവ്യാധി ലോകം മുഴുവനും പകർന്നു. രോഗം ബാധിച്ച വ്യക്തികൾ ചുമയ്ക്കുമ്പോഴോ മൂക്കുചീറ്റുമ്പോഴോ ഉണ്ടാകുന്ന ചെറിയ തുള്ളികൾ വഴിയാണ് ഇത് പ്രാഥമികമായി ആളുകൾക്കിടയിൽ പകരാൻ സാധ്യതയുള്ളത്. രോഗാണു സമ്പർക്കമുണ്ടാകുന്ന സമയം മുതൽ രോഗലക്ഷണങ്ങൾ ആരംഭിക്കുന്ന സമയം സാധാരണയായി രണ്ടു മുതൽ പതിനാല് ദിവസം വരെയാണ്. വ്യക്തിശുചിത്വം പാലിക്കുക, രോഗബാധിതരിൽ നിന്ന് അകലം പാലിക്കുക, ഹസ്തദാനം ഒഴിവാക്കുക, കൈകൾ ഇടയ്ക്കിടെ സോപ്പ് ഉപയോഗിച്ച് ഇരുപത് second ഓളം നന്നായി കഴുകുക, ആൾക്കൂട്ടം ഒഴിവാക്കുക എന്നിവ രോഗപ്പകർച്ച തടയാൻ ശുപാർശ ചെയ്യുന്നു. ചുമയ്ക്കുമ്പോൾ മൂക്കും വായയും മൂടുന്നതിലൂടെ രോഗാണുവ്യാപനം കുറെയേറെ തടയാം. രോഗബാധിതരിൽ പനി, ചുമ, ശ്വാസംമുട്ടൽ, തൊണ്ടവേദന എന്നീ ലക്ഷണങ്ങളുണ്ടാവാം. ഇത് Pneumonia ക്കും ബഹു-അവ~അവയവ സ്തംഭനത്തിനും കാരണമാകാം. നിലവിൽ, നിലവിൽ ഇതിന് നിർദ്ദിഷ്ട Antiviral ചികിത്സ ഇല്ല. ഈ രോഗത്തിന് ഒരു ശതമാനം മുതൽ നാല് ശതമാനം വരെ മരണനിരക്ക് കണക്കാക്കുന്നു. രോഗബാധിതരുടെ പ്രായമനുസരിച്ച് മരണനിരക്ക് പതിനഞ്ച് ശതമാനം വരെയാകാം. രോഗലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചികിത്സ, പരിചരണം, പരീക്ഷണാത്മക നടപടികൾ എന്നിവ ഉൾപ്പെടുന്ന പ്രതിരോധനട~നടപടികളാണ് ചെയ്യാനാവുന്നത്. ലോകാരോഗ്യസംഘടന രണ്ടായിരത്തി ഇരുപത് august ഏഴിന് പുറത്തിറക്കിയ ഇടക്കാല മാർഗനിർദേശത്തിലെ case നിർവചനവുമനുസരിച്ചുള്ള കോവിഡ് ninteen രോഗലക്ഷണങ്ങൾ ചുവടെ തന്നിരിക്കുന്നു. സംശയാസ്പദ കോവിഡ് case ഇതിലുൾപ്പെടുന്ന Clinical criteria യക്കും പെട്ടെന്നുണ്ടാകുന്ന പനിയും ചുമയും അല്ലെങ്കിൽ പനി, ചുമ, പൊതുക്ഷീണം, തലവേദന, പേശീവേദന, തൊണ്ടവേദന, നാസാഗഹ്വരത്തിലുള്ള വീക്കം, ശ്വാസംമുട്ടൽ, ഛർദ്ദി, വയറിളക്കം, മാനസികാവസ്ഥയ്ക്കുള്ള മാറ്റങ്ങൾ എന്നിവയിൽ എന്തെങ്കിലും മൂന്നുലക്ഷണങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. ഇതിലുൾപ്പെടെ രോഗനിർണയശാസ്ത്ര മാനദണ്ഡത്തിൽ virus വ്യാപനം ഏറ്റവും കൂടുതലുള്ള പ്രദേശത്തെ ലക്ഷണങ്ങൾ രൂപപ്പെടുന്നതിന് ഏകദേശം പതിനാല് ദിവസങ്ങൾക്കുമുമ്പുവരെയുള്ള താമസം, അല്ലെങ്കിൽ ലക്ഷണങ്ങൾ രൂപപ്പെടുന്നതിന് പതിനാല് ദിവസങ്ങൾക്കുമുമ്പ് Community വ്യാപനം നടന്ന സ്ഥലത്തുള്ള താമസം അല്ലെങ്കിൽ ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നതിന് പതിനാല് ദിവസങ്ങൾക്കുമുമ്പുള്ള താമസം എന്നിവ ഉൾപ്പെടുന്നു. B വളരെ തീവ്രവും അ~ acute മായ ശ്വാസകോശ രോ~രോഗങ്ങൾ ഉയർന്ന ശരീരതാപനിലയും ചുമയും ലക്ഷണങ്ങൾ ഉണ്ടാകുന്നതിന് പത്തുദിവസങ്ങൾക്കുമുമ്പ് വരികയും ആശുപത്രിവാസം നിർബന്ധമായും ചെയ്യൽ.

ഒരു cluster ൽ ഒരാൾക്കെങ്കിലും സ്ഥിരീകരിച്ച ഇടവുമായി ബന്ധമുണ്ടായിരിക്കുകയോ ചെയ്യൽ. കോവിഡ് ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന ഔ, ഔ ഒരു പക്ഷേ X-ray അല്ലെങ്കിൽ ultrasound അല്ലെങ്കിൽ CT Scan തെളിവുണ്ടായിരിക്കുകയോ ചെയ്യൽ. മറ്റ് യാതൊരു കാരണങ്ങളുമില്ലാതെ പെട്ടെന്ന് രുചിയോ മണ~മോ തിരിച്ചറിയാനാകാതെ വരുന്നത്. മറ്റ് രീതിയിൽ വിശദീകരിക്കാനാവാത്ത തരത്തിൽ പ്രായപൂർത്തിയെത്തിയ ഒരാൾ മരണപ്പെടുമ്പോൾ അയാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോ ശം~സംശയാസ്പദമായതോ ആയ വ്യക്തിയുമായി സമ്പർക്കമുണ്ടായിരിക്കുകയോ ഒരു ക~ cluster ൽ ഒരാൾക്കെങ്കിലും സ്ഥിരീകരിച്ച ഇടവുമായി ബന്ധമുണ്ടായിരിക്കുകയോ ചെയ്യൽ. കോവിഡ് സ്ഥിരീകരിച്ച case clinical ലക്ഷണങ്ങൾ എന്തുതന്നെ ആയിരുന്നാ~ലും laboratory പരിശോധനയിൽ കോവിഡ് Nineteen സ്ഥിരീകരിക്കൽ. പ്രകടമായ രോഗലക്ഷണങ്ങൾ രോഗം ബാധിച്ചവർക്ക് പനി, പനി അല്ലെങ്കിൽ ശ്വാസതടസ്സം ഉവ ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങൾ കാണാറുണ്ട്. ഇത്തരം ലക്ഷണമില്ലാത്തവരുമുണ്ട്. അല്ലെ വയറിളക്കം അല്ലെങ്കിൽ ശ്വാസകോശരോഗ ലക്ഷണങ്ങൾ

ലോകാരോഗ്യ സംഘ~സംഘടനയുടെ നയം പ്രകാരം ഒന്ന് മുതൽ പതിനാല് ദിവസം വരെ incubation കാലമായി കണക്കാക്കപ്പെടുന്നു. ഇടത്തരം incubation അഞ്ചോ ആറോ ദിവസമാണ്.

ഇനിപ്പറയുന്നവ സാധാരണ ലക്ഷണങ്ങളും സൂചിപ്പിച്ചിരിക്കുന്നു. പനി, വരണ്ട ചുമ, ക്ഷീണം, കഫം ഉത്പാദനം, ശ്വാസം മുട്ടൽ, തൊണ്ടവേദന, തലവേദന, Myalgia അല്ലെങ്കിൽ Arthralgia, മരവി~ പ്പ് ഓക്കാനം അല്ലെങ്കിൽ ഛർദ്ദി, മൂക്കൊലിപ്പ്, വയറിളക്കം, രക്തം ചുമയ്ക്കുന്നത്, virus ശരീരത്തിലെത്തിയ ആൾക്കാരിൽ തൊണ്ണൂറ്റേഴേ point അഞ്ച് ശതമാനം പേർക്ക് പതിനൊന്ന്, പതിനൊന്നര ദിവസങ്ങൾക്കകം ലക്ഷണങ്ങൾ പ്രകടമാകും. Quarantine പൂർത്തിയാക്കി പുറത്തെത്തിയവരിൽ അ പതിനായിരം പേർക്ക് നൂറ്റൊന്ന് പേർ എന്ന കണക്കിൽ വീണ്ടും രോഗലക്ഷണങ്ങൾ കണ്ടേക്കാം. പത്തൊൻപത് വയസിന് താഴെയുള്ളവരിൽ രണ്ടേ point അഞ്ച് പേർ എന്ന കണക്കിനാണ് രോഗം അല്പമെങ്കിലും മൂർച്ഛിക്കുന്നത്. സാധ്യതയുള്ള കോവിഡ് പ Nineteen രോഗത്തിന്റെ ലക്ഷണങ്ങളിൽ ഗന്ധമില്ലായ്മയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ചില വ്യക്തികൾക്ക് കോവിഡ് ബാധയേറ്റാൽ രുചിയും മണവും തിരിച്ചറിയാനാകാത്തതിന്റെ പ്രാഥമിക കാരണങ്ങൾ ഹാർഡ്~ഹാർവഡ് മെഡിക്കൽ സ്കൂളിലെ ഗ~ഗവേഷകർ കണ്ടെത്തി. ഗന്ധം അറിയാൻ സഹായിക്കുന്ന മൂക്കിനുള്ളിലെ കോശങ്ങൾക്ക് താങ്ങായി നിൽക്കുന്ന ചില കോശങ്ങളെ കോവിഡ് nineteen virus ബാധിക്കുന്നു എന്നായിരുന്നു കണ്ടെത്തൽ. മൂക്കിൽനിന്നും മസ്തിഷ്കത്തിലേക്ക് ഗന്ധസന്ദേശങ്ങൾ കൈമുറ്~കൈമാറുന്ന ഇത്തരം സഹായകോശങ്ങൾ ആവശ്യമാണ്. ഗന്ധസന്ദേശങ്ങളെ ഉല്പാദിപ്പിക്കുന്ന സംവേദന neuron കൾ ഉപാദപരവും

കോശങ്ങളുടെ ഉപരിതലത്തിലും നശിപ്പിക്കപ്പെടാവുന്ന ഗന്ധ epithelia കലളെ ഉല്പാദിപ്പിക്കുന്ന nasal കോശങ്ങളിലും virus കളെ പ്രവേശിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ACE two

അതിനാൽത്തന്നെ മൂക്കിനുള്ളിലെ ഗന്ധ~ഗന്ധ~ഗന്ധഗ്രാഹികളായ neuron നുകളെയല്ല മറിച്ച് ഇത്തരം സംവേദ കോശങ്ങളെ സഹായിക്കുന്ന കോശങ്ങളെയാണ് കോവിഡ് nineteen Virus ബാധിക്കുന്നത് എന്ന് ഗവേഷണത്തിലൂടെ തിരിച്ചറിഞ്ഞു. രണ്ടായിരത്തിപത്തൊൻപത് December മുപ്പത്തൊൻപത്, മുപ്പത്തിഒന്നിൽ ചൈനയിലെ ഹ്യൂബേ പ്രവിശ്യയിലെ വു~വുഹാൻ പട്ടണത്തിൽ നിരവധി പേര് pneumonia രോഗബാധ സ്ഥിതീകരിച്ചു. തുടക്കത്തിൽ രോഗബാധയുടെ കൃത്യമായ കാരണം കണ്ടെത്താനായില്ല. രണ്ടായിരത്തിഇരുപത് January ഒമ്പതിന് ചൈനയിലെ Centre for Disease Control And Prevention പുതിയ variant Corona virus ആണ് ഈ രോഗം പൊട്ടിപുറപ്പെടാൻ കാരണമെന്ന് വിശദീകരിച്ചു. അവിടെനിന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് രോഗം സംക്രമിച്ചു. രണ്ടായിരത്തിഇരുപത് January, രണ്ടായിരത്തിഇരുപത് January മുപ്പതിന് ലോകാരോഗ്യ സംഘടന രണ്ടായിരത്തിപത്തൊൻപത് എന്നിവ ചേർത്ത് virus ന് രണ്ടായിരത്തിപ~പത്തൊൻപത് N എന്ന പേരുനൽകി. രണ്ടായിരത്തിഇരുപത് February പതിനൊന്ന് ഇൻറർനാഷണൽ കമ്മിറ്റി ഓൺ ടാക്സോണമി ഓഫ് വൈറസെസ് viruses ന്റെ Severe Acute Respiratory Syndrome Corona virus എന്ന് പേര് നൽകി. തുടർന്ന് ലോകാരോഗ്യ സംഘടന ഈ virus രോഗത്തെ കോവിഡ് nineteen എന്ന് നാമകരണം ചെയ്‌തു. മനുഷ്യനെ ബാധിക്കുന്ന corona virus നെ ഏഴാമത്തോ~ഏ~ഏഴാമത്തേതാണ് virus. Severe Acute Respiratory Syndrome Corona virus ആണ് ഈ രോഗത്തിന് കാരണം. ഇത് രണ്ടായിരത്തിപത്തൊൻപത്തിലെ novel corona virus ~ന് കാരണമായി. ചുമ, തുമ്മൽ എന്നിവയിൽനിന്നുള്ള ശ്വസനതുള്ളികൾ വഴിയാണ് virus പ്രാഥമികമായി ആളു~ആളുകൾക്കിടയിൽ പകരുന്നത്. ഈ virus മൃഗങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്ന് കരുതപ്പെടുന്നു. Chinese സർക്കാർ പുറത്തുവിട്ട ആദ്യത്തെ എഴുപത്തിരണ്ടായിരത്തിമുന്നൂറ്റിപതിനാല് case കളെക്കുറിച്ചുള്ള ഒരു എപ്പി~ epidomological പഠനം രണ്ടായിരത്തിപത്തൊൻപത് December ൽ പൊട്ടിപുറപ്പെടുന്നതിന് തുടർച്ചയായ പൊതു സ്രോതസ് ഉണ്ടായിരിക്കാമെന്ന്

Postmortem ത്തിനായി ശേഖരിച്ച ശ്വാസകോശ sample പ്രകാരം ശ്വാസകോശചിത്രം പഠനവിധേയം പഠനവിധേയമാക്ക~മാക്കിയപ്പോൾ കണ്ടത് ഇത് Acute Respiratory Disease Syndrome പോലെയാണ്. ലോകാരോഗ്യ സംഘടന ഈ രോഗത്തിനായി നിരവധി testing Protocol കൾ Petrocol കൾ പ്രസിദ്ധീകരിച്ചു. പരിശോധനക്ക് തത്സമയം Reverse transcription polymerase chain reaction ഉപയോഗിക്കുന്നു. തൊണ്ടയിൽ നിന്ന് എടുത്ത ശ്രവ sample കൾ ആണ് പരിശോധന നടത്തുന്നത്. ഫലങ്ങൾ സാധാരണയായി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ലഭ്യ~ലഭ്യമാണ്. എങ്കിലും വികസ്വര രാജ്യങ്ങളിൽ testing lab കളുടെ അപര്യാപ്‌ത മൂലം കൊണ്ട് കൂടുതൽ സമയം വേണ്ടിവരാറുണ്ട്. രക്ത sample കളിലും പരിശോധന നടത്താം. പക്ഷേ ഇവക്ക് രണ്ടാഴ്ച്ചക്കുള്ളിൽ എടുത്ത രക്ത, രണ്ട് രക്ത sample കൾ ആവശ്യമാണ്. ഫലങ്ങൾ ഉടനടി ലഭ്യമല്ല. ലോകമെമ്പാടുമുള്ള laboratory കൾക്ക് virus ബാധയെ കണ്ടെത്തുന്നതിനായി PCR പരിശോധനകൾ സ്വതന്ത്രമായി വികസിപ്പിക്കാൻ കഴിയും.

മറ്റൊരു വിഷയവുമായി എത്തുന്നത് വരേക്കും നന്ദി, നമസ്ക്കാരം. ~ലോ hello ആഹ് റിഷബ് ഫ്രൂട്സ് ആന്‍റ് അല്ലേ? hello ആഹ് madam നം~ ഞാ~ ഇവിടെ കൊച്ചിലിന്ന് വിളിക്കാണ് madam travel package ഒന്ന് book ചെയ്യാൻ വേണ്ടിയാണ് ഞാ~ വിളിച്ചത് madam ത്തിനെ അഹ് അത് എത്ര ~വസം ~ന്ന് പറഞ്ഞാ ഇപ്പൊ ഞാണ് എന്‍റെ husband ഉം മാത്രവേ ഒള്ള്. നമ്മക്ക് വ്~ ആഹ് ഈ ഏർ തമിഴ് നാട്ടിലുള്ള കൊറേ സ്ഥലങ്ങള്, ഈ തിരുപ്പതി അതുപോളൊക്കെ നമ്മള് കൊറേ സ്ഥലങ്കളക്കെ ദൈവ ഷേത്രങ്ങളൊക്കെ ചെന്ന് തൊഴുതാ കൊള്ളാംന്ന് ഉണ്ട്. തീർത്ഥാ~ ഉം അതെ അതെ ഞാനും അഹ് പിള്ളേരൊക്കെ കെട്ടിച്ചയച്ചു. അപ്പ ഞാനും എന്‍റെ husband ഉം മാത്രമാണ്. അപ്പ വെറുതെ ഇവടെ വീട്ടി ഇരിക്കുന്നത് ആഹ് ഒന്നൊന്നു ദൈവങ്ങളെക്കെ ചെന്ന് തൊഴുതിട്ട് വരാന്ന് ഒരു idea എങ്ങനെയും മി~ മി~ ഏർ എങ്ങനെ~ പത്~ പതിനഞ്ച് ദെവസം ആഹ് വ~ ഏർ എന്ത പ്രശ്നയില്ല. ഒര് പതിനഞ്ച് ദെവസം വരെ നമ്മക്ക് ഒന്നും സാരം ഇല്ല. ഒര്~ ഒരു ഇല്ലാ, അഹ് തമിഴ് നാട്ടിലുള്ള എല്ലാ അംബ്ലങ്ങളും അഹ് ചുറ്റി ചു~ ചുറ്റി തൊഴണം. അതുപോളെ തന്നെ ആഹ് ഉം എനിക്ക് തിരുപ്പതി പോണം. തിരുപ്പതി കൂടെ പോയിട്ട് വന്നിട്ടാണ് ഞ~ പോണം അത് കൂടെ ഈ package ല് add ചെയ്യണം madam. അത് add ചെയ്യുമ്പോ package ഉണ്ടോ madam ത്തിന്? ആഹ് സാരവില്ല ആ package മതി. അതിന് എത്ര രൂപ വീതം വരും madam ആ package ന്? അമ്പത്തി ഒമ്പതോ അത് ഇച്ചിരി കൂടുതല് അല്ലേ? എന്നുവെച്ചാ ഞാനും എന്‍റെ husband ഉം മാത്രമാണ് ഉള്ളൂ, ഉള്ളത്. അപ്പോ, ഏർ flight ticket എന്ന് പറയുമ്പോ നിങ്ങള് കൊച്ചീല് ന്നെന്നെ എവടെ ചെന്നൈലെ എവടെയാ വിളിച്ചിട്ട് പോകുമ്പോ വിളിച്ച് തമിഴ്നാട്ടില് വിളിച്ചോണ്ട് പോവുമോ flight ൽ ഇല്ല ഒരു പക്ഷേ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? ഇപ്പ ഞാ~ നിങ്ങളെ tour package വരൈയാണെങ്കില് എനിക്കീ ഒര് guide കൂടി വേണം. അപ്പൊ,

അതേ, നിങ്ങളല്ലേ ticket book ചെയ്യുന്നത്? അപ്പ അതുകൊണ്ട് ആ സമയം അടുത്തേസം നമ്മള് കാലത്തെ അവടെ എത്താം ഉം അഹ് ഇല്ല നമ്മക്ക് ഒരു ധാരണ ആവട്ടെ. ~പ്പ എന്ത്ന്ന് വെച്ചാലേ, ഈ package ന്‍റെ rate ന്‍റെ അകത്ത്ത ന്നെയാണോ നമ്മക്കീ food ഉം പിന്നെ accomodation ഉം കൂടി. ~ല്ല ഈ food ഉം accomodation ഉം ഈ package നകത്തു തന്നെ വരുമോന്ന്? ഈ paisa ക്ക് അകത്തു തന്നെ ഈ food ഉം accomodation ഉം ആഹ് വല്ല transporting charges ഒക്കെ ഉണ്ടോ? transporting ഇപ്പ നമ്മളവടെ പോയിക്കഴിഞ്ഞാലെ അവടന്ന് നമ്മള് വല്ല സ്ഥലത്തിനും അമ്പളത്തിനും പോണന്നുണ്ടെങ്കി അവടെ transportation loading charges എന്തെങ്കിലും വരുവോ? നല്ല car ന്ന് പറയുമ്പോ AC യാണോ അതോ എന്നുവെച്ചാ അവടെ ഭയങ്കര ചൂടെന്നൊക്കെ കേട്ടു, അതുകൊണ്ടാണ്. ഇവടെ ചൂട് കൊണ്ട് നമ്മക്ക് skin allergy ക്കെ. ~പ്പം വയസ്സായ ആളല്ലേ? അപ്പ skin allergies ഒക്കെ ഒരുപാട് ഒണ്ട്.

ശെരി ആദ്യത്തെ ദെവസം അപ്പ എങ്ങനാ, അപ്പ എന്നും ഞാൻ വരാനെക്കൊണ്ട് ഉം ആഹ് വരാനാ? ഞാ~ അപ്പൊ ഒന്ന് എനിക്കിപ്പ അടുത്താഴ്ച്ച തന്നെ tour പോയാ കൊള്ളാന്ന് ഉണ്ട്. അഹ് tour ന് വന്നപ്പൊ ആഹ് അപ്പൊ എങ്ങനെ ആഹ് എന്നുവെച്ചാ ഇപ്പം ഞാ~ എന്ത്ന്നാ പറയുന്നേന്ന് ഇപ്പൊ ഞാ~ തിങ്കളാഴ്ച്ച അല്ലെങ്കി ശ~ ഞായറാഴ്ച്ച കാലത്തെ ഞാ~ അവടെ എത്താം. ഇപ്പം നിങ്ങള് ticket എട്~ തരാന്ന് പറഞ്ഞില്ലേ? ഞാ~ അപ്പ അത്യാവശ്യം ആവശ്യമുള്ളതെല്ലാം ചെയ്‌തു കഴിഞ്ഞാലെ, എവടെയൊക്കെ എന്നെ വിളിച്ചോണ്ട് പോവും?